മൊസില്ല ഫയർഫോക്സ് നെക്കുറിച്ചുള്ള സ്പോക്കൻ ട്യൂട്ടോറിയൽ ലേയ്ക്ക് സ്വാഗതം
ഈ ട്യൂട്ടോറിയൽ ല് താഴെപ്പറയുന്നവ മനസ്സിലാക്കും എന്താണ് മൊസില്ല ഫയർഫോക്സ്
എന്തുകൊണ്ട് ഫയർഫോക്സ്
പതിപ്പുകള് സിസ്റ്റം ആവശ്യകതകള് ഡൌൺലോഡ് കൂടാതെ ഫയർഫോക്സ് ഇന്സ്റ്റാള് ചെയ്യുക കൂടാതെ ഒരു വെബ്സൈറ്റ് സന്ദര്ശിക്കുക
മൊസില്ല ഫയർഫോക്സ് അല്ലെങ്കില് ലളിതമായി ഫയർഫോക്സ് എന്നത് ഒരു സൌജന്യ ഓപ്പണ് സോഴ്സ് വെബ് ബ്രൌസർ ആണ്
ഉബുന്റു ലിനക്സ് നുള്ള സ്ഥിരസ്ഥിതി ബ്രൌസർ ആണിത് ഇത് ഇന്റർനെറ്റ് ലേയ്ക്കുള്ള ജാലകമായാണ് വര്ത്തിക്കുന്നത്
ഇത് നിങ്ങളെ ഇന്റർനെറ്റ് വെബ് പേജുകള് സന്ദര്ശിക്കാനും വെബ് പേജ് കളിലൂടെ നാവിഗേറ്റ് ചെയ്യാനും സഹായിക്കുന്നു
ഇത് googleയാഹൂ സെർച്ച് അല്ലെങ്കില് ബിംഗ് മുതലായ സെർച്ച് എൻജിനെസ് ഉപയോഗിച്ച് വെബ് പേജ് കളാക്കി തിരയുകയും ചെയ്യുന്നു
ലാഭം പ്രതീക്ഷിക്കാത്ത ഒരു സംഘടനയായ മൊസില്ല ഫൌണ്ടേഷൻ ആണ് സ്വമേധയാ ഉള്ള പ്രോഗ്രാമർസ് ന്റെ സഹായത്തോടെ ഫയർഫോക്സ് വികസിപ്പിച്ചെടുത്തത്
മൊസില്ല യെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങള്ക്ക് mozillaഓർഗ് സന്ദര്ശിക്കുക
വിൻഡോസ് മാക് ഓഎസ്എക്സ് കൂടാതെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്നിവയില് ഫയർഫോക്സ് പ്രവര്ത്തിക്കുന്നു
ഉബുന്റു വിനായുള്ള ചില പ്രസിദ്ധ വെബ് ബ്രൌസർ കള്ക്കായുള്ള ഉദാഹരണം കോൺക്കറർ ഗൂഗിൾ ക്രോം കൂതാതെ ഒപേര എന്നിവയാണ്
ട്യൂട്ടോറിയൽ ല് ഉബുന്റു 1004 നായി നമ്മളുപയോഗിക്കുന്നത് ഫയർഫോക്സ് പതിപ്പ് 70 ആണ് വേഗത സ്വകാര്യത ആധുനിക സാങ്കേതികവിദ്യകള് എന്നിവയിലൂടെ ഫയർഫോക്സ് ബ്രൌസിംഗ് മെച്ചപ്പെട്ടതാക്കുന്നു
ഇതിന് വിവിധ പ്രത്യേകതകളായ ടാബ്ഡ് windowsbuilt ഇൻ സ്പെൽ checkingpop അപ്പ് blockerഇന്റഗ്രേറ്റഡ് വെബ് searchഫിഷിംഗ് പ്രൊട്ടക്ഷൻ എന്നിവയുണ്ട്
അതിവേഗത്തിലുള്ള ഗ്രാഫിക്സ് റെന്ററിംഗ് മെച്ചപ്പെട്ട പേജ് ലോഡിംഗ് മുതലായവയിലൂടെ ഫയർഫോക്സ് അതിവേഗമുള്ള വെബ് ബ്രൌസിംഗ് സാദ്ധ്യമാക്കുന്നു
ഇത് വെബ്സൈറ്റ്സ് സ്പൈവെയർ കൂടാതെ വൈറസ് ട്രോജൻസ് അല്ലെങ്കില് മറ്റ് മാൽവെയർ എന്നിവയ്ക്കെതിരെ വിവിധങ്ങളായ സുരക്ഷാ സ്വകാര്യതാ ഓപ്ഷനുകള് വഞ്ചനയ്ക്കെതിരെ നല്കുകയും ചെയ്യുന്നു
ഇത് ഇച്ഛാനുസൃതമായ മാറ്റങ്ങള്ക്ക് add ഓൺസ് സൌകര്യം നല്കുകയും ഉപഭോക്താക്കള് ഇത് സൃഷ്ടിച്ച ഇന്സ്റ്റാള് ചെയ്യാന് എളുപ്പമായ ആയിരക്കണക്കിന് തീംസ് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു
ഫെഡോറ ubuntuറെഡ് hatഡെബിയൻ കൂടാതെ സൂസ് തുടങ്ങിയ ലിനക്സ് OSകളിൽ ഫയർഫോക്സ് റണ് ചെയ്യിക്കാനുള്ള സിസ്റ്റം ആവശ്യകതകള് പരിശോധിക്കുക ഉബുന്റു 1004 ല് ഫയർഫോക്സ് ല് റണ് ചെയ്യിക്കാന് നിങ്ങള്ക്ക് താഴെപ്പറയുന്ന ലൈബ്രറീസ് അല്ലെങ്കില് പാക്കേജസ് ആവശ്യമാണ് GTK 210 അല്ലെങ്കില് ഉയര്ന്നത് ഗ്ലിബ് 212 അല്ലെങ്കില് ഉയര്ന്നത് libstdc 43 അല്ലെങ്കില് ഉയര്ന്നത് പാംഗോ 114 അല്ലെങ്കില് ഉയര്ന്നത് xഓർഗ് 17 അല്ലെങ്കില് ഉയര്ന്നത് കൂടാതെ ആവശ്യകതകള് ഹാർഡ്വെയർ പെന്റിയം 4 അല്ലെങ്കില് 512എംബി റാം 200എംബി ഹാർഡ് ഡ്രൈവ് സ്പേസ് എന്നിവയാണ് സിസ്റ്റം ആവശ്യകതകളെക്കുറിച്ചുള്ള പൂര്ണ്ണമായ വിവരങ്ങള്ക്ക് സ്ക്രീനില് കാണിച്ചിരിക്കുന്നതുപോലെ ഫയർഫോക്സ് വെബ്സൈറ്റ് സന്ദര്ശിക്കുക
000332 000310 നമുക്ക് ഇനി mozillaകോം ന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദര്ശിച്ച് മൊസില്ല ഫയർഫോക്സ് ഡൌൺലോഡ് ചെയ്ത് ഇന്സ്റ്റാള് ചെയ്യാം
ഇവിടെ നമുക്ക് എല്ലായ്പ്പോഴും ഏറ്റവും പുതിയ ഫയർഫോക്സ് കണ്ടെത്താന് സാധിക്കും
അല്ലെങ്കില് കൂടുതല് ഓപ്ഷനുകള്ക്കായുള്ള താഴെയുള്ള പച്ച മേഖലയില് ആൽ സിസ്റ്റംസ് ആൻഡ് ലാംഗ്വേജസ് ല് ക്ലിക്ക് ചെയ്യാം
മൊസില്ല ഫയർഫോക്സ് 70 ല് അധികം ഭാഷകളില് ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക
ഇവിടെ നമുക്ക് വിവിധ പ്രാദേശികവല്ക്കരിച്ച പതിപ്പുകള് ഡൌൺലോഡ് ചെയ്യുവാനുമാകും അതായത് ഹിന്ദി അല്ലെങ്കില് ബംഗാലി പോലുള്ളവ
നിങ്ങള്ക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വും തിരഞ്ഞെടുക്കാം വിൻഡോസ് മാക് അല്ലെങ്കില് ലിനക്സ് എന്നത് വിവിധ ഐക്കോൺ കളില് ക്ലിക്ക് ചെയ്ത്
ഉബുന്റു ലിനക്സ് ല് ഫൈൽ സേവ് ചെയ്യാനുള്ള ലൊക്കേഷന് തിരഞ്ഞെടുക്കുക സ്ഥിരസ്ഥിതിയായി ഡൌൺലോഡ്സ് ഡയറക്ടറി നിങ്ങളുടെ ഹോം ഫോൾഡർ തിരഞ്ഞെടുത്തിരിക്കുന്നു
നിങ്ങള്ക്കിപ്പോള് സേവ് ഫൈൽ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പോപ്പപ്പ് വിൻഡോ യില് പ്രത്യക്ഷപ്പെടുന്ന ഒക് ബട്ടൺ ല് ക്ലിക്ക് ചെയ്യാം
ഇത് ഫയർഫോക്സ് ആർക്കൈവ് നെ ഡൌൺലോഡ്സ് ഡയറക്ടറി യ്ക്ക് ഹോം ഡയറക്ടറി യ്ക്ക് കീഴില് സേവ് ചെയ്യുന്നു
ഒരു ടെർമിനൽ വിൻഡോ തുറക്കുകയും നിങ്ങളുടെ ഡൌൺലോഡ്സ് ഡയറക്ടറി യിലേയ്ക്ക് താഴെപ്പറയുന്ന കമാന്റായ160cd Downloads ടൈപ്പ് ചെയ്യുകയും ചെയ്യുക
ഇനി Enter കെയ് അമര്ത്തുക
ഡൌൺലോഡ് ചെയ്ത ഫയലിന്റെ ഉള്ളടക്കങ്ങള് താഴെപ്പറയുന്ന കമാന്റ് ടൈപ്പ് ചെയ്ത് എക്സ്ട്രാക്റ്റ് ചെയ്യുകtar എക്സ്ജെഎഫ് firefox 701tarബിഎസ്2 ഇനി Enter കെയ് അമര്ത്തുക
ഇത് ഫയർഫോക്സ് 70 റണ് ചെയ്യാനാവശ്യമായ ഫൈൽ എക്സ്ട്രാക്ഷന് ആരംഭിക്കും
ടെർമിനൽ വിൻഡോ യില് ഫയർഫോക്സ് ഡയറക്ടറി യിലേയ്ക്ക് താഴെപ്പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് പോവുക സിഡി ഫയർഫോക്സ് ഇനി Enter കെയ് അമര്ത്തുക
ഇത് നിങ്ങളെ ഫയർഫോക്സ് ഡയറക്ടറി യിലേയ്ക്ക് എത്തിക്കും
ഫയർഫോക്സ് ബ്രൌസർ ലഭിക്കാൻ താഴെപ്പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക firefox എന്നിട്ട് Enter കെയ് അമര്ത്തുക
പകരം നിങ്ങള്ക്ക് ഫയർഫോക്സ് താഴെപ്പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് കറന്റ് ഡയറക്ടറി നിങ്ങളുടെ ഹോം ഡയറക്ടറി അല്ലാത്തപ്പോള് ഉപയോഗിക്കാം downloadsfirefoxഫയർഫോക്സ് വരെ സ്ഥിരസ്ഥിതി ഹോംപേജ് എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് നമ്മള് പിന്നീട് മനസ്സിലാക്കും
ഇനി ഉദാഹരണത്തിന് നമുക്ക് rediffകോം വെബ്സൈറ്റ് ലേയ്ക്ക് പോകാം അതിലൂടെ ലഭിക്കുന്നത് ആനുകാലികമായ വിവരങ്ങളും വാര്ത്തകളുമാണ്
മേനു ബാർ നു കീഴിലെ അഡ്രസ് ബാർ ല് wwwrediffcom എന്ന് ടൈപ്പ് ചെയ്യുക
rediffകോം വെബ്സൈറ്റ് ന്റെ ഹോം പേജ് ഉള്ളടക്കം പ്രദര്ശിപ്പിക്കപ്പെടുന്നു
ഇനി ഈ പേജ് മുതല് നമുക്ക് ആ പേജുകളിലെ ഉള്ളടക്കങ്ങള്ക്കനുസരിച്ച് വിവിധ ലിങ്ക് കളിലൂടെ നാവിഗേറ്റ് ചെയ്യാം ഹെഡ്ലൈൻസ് tab ന് കീഴിലുള്ള ആദ്യ ലിങ്ക് ല് നമുക്ക് ക്ലിക്ക് ചെയ്യാം
ഇങ്ങനെയാണ് നമുക്ക് ഫയർഫോക്സ് ഉപയോഗിച്ച് വെബ്സൈറ്റ്സ് സന്ദര്ശിക്കാനാവുക കൂടാതെ അവയിൽ നിന്ന് വിവിധ പേജുകളിലേയ്ക്ക് നാവിഗേറ്റ് ചെയ്യുന്നതും
ഭാവിയിലെ ട്യൂട്ടോറിയൽസ് ല് നമ്മള് ഫയർഫോക്സ് ഇന്റർഫേസ് നെക്കുറിച്ചും അതിന്റെ വിവിധ പ്രത്യേകതകളെക്കുറിച്ചും കൂടുതലായി പഠിക്കും
httpspoken tutorialorgWhat is a Spoken Tutorial ല് ലഭ്യമായ വീഡിയോ കാണുക ഇതോടെ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് അവസാനിച്ചു നിങ്ങള്ക്ക് മികച്ച ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കില് നിങ്ങള്ക്കത് ഡൌണ്ലോഡ് ചെയ്ത് കാണാം സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ടീം സ്പോക്കൻ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ച് വര്ക്ഷോപ്പുകള് നടത്തുന്നു ഓണ്ലൈന് പരീക്ഷ ജയിക്കുന്നവര്ക്ക് സാക്ഷ്യപത്രങ്ങള് നല്കുന്നു കൂടുതല് വിശദാംശങ്ങള്ക്കായി എഴുതുക contactspoken tutorialorg സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് എന്നത് തൽക്ക് ടോ a ടീച്ചർ പ്രൊജക്ട് ന്റെ ഒരു ഭാഗമാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത് നേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ഐസിടി മെഹർദ് ഗവർണ്മെന്റ് ഓഫ് ഇന്ത്യ മുഖാന്തരമാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതല് വിവരങ്ങള് സ്പോക്കൻ ഹൈഫൻ ട്യൂട്ടോറിയൽ ഡോട്ട് ഓർഗ് സ്ലാഷ് ന്മെയ്ക്തിഫെൻ ഇൻട്രോ യില് ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ സംഭാവന ചെയ്തത് സരിത ആണ് നന്ദി